ലിബ്രിയോഫീസ് മാത്ത് ന്റെ ശബ്ദ ട്യൂട്ടോറിയലിലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയലില് നമ്മള് ലിബ്രിയോഫീസ് മാത്ത് ന്റെ ആമുഖവും കൂടാതെ ഫോര്മുല എഡിറ്ററും പരിചയപ്പെടും
നമ്മള് താഴെപ്പറയുന്ന ശീര്ഷകങ്ങള് പഠിക്കും എന്താണ്LibreOffice മാത്ത്
ഫോർമുല എഡിറ്റർ ഉപയോഗിച്ച് മാത്ത് ഉപയോഗിക്കുന്നതിനാവശ്യമായ സിസ്റ്റം ആവശ്യകതകള് അനായാസമായ ഒരു ഫോര്മുല എഴുതല് എന്താണ് ലിബ്രിയോഫീസ് മാത്ത്
ലിബ്രിയോഫീസ് മാത്ത് എന്നത് ഗണിതശാത്ര ഫോര്മുലകള് സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്
ഇത് ഓപ്പണ് സോഴ്സും ചിലവില്ലാത്തതും വിതരണത്തില് നിയന്ത്രണമില്ലാത്തതും ആയതിനാല് ലിബ്രിയോഫീസ് സ്യൂട്ടിനകത്ത് ഇത് ലഭ്യമാണ്
മാത്ത് ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ച ഫോര്മുലകളും ഇക്വേഷനുകളും തനതായതാണ് അല്ലെങ്കില്LibreOffice Suiteലെ മറ്റ് പ്രമാണങ്ങള് വഴി ഉപയോഗിക്കാം
ഫോര്മുലWriter അല്ലെങ്കില് കാൽക്ക് ലെ പ്രമാണങ്ങളിലേയ്ക്ക് എംബഡ് ചെയ്യാവുന്നതാണ്
ഫോര്മുലയ്ക്ക് ചില ഉദാഹരണങ്ങള് ഫ്രാക്ഷനുകള് ഇന്റഗ്രലുകള് ഇക്വേഷനുകള് കൂടാതെ മെട്രിക്സ് എന്നിവയാണ്
മാത്ത് ഉപയോഗിക്കാനുള്ള സിസ്റ്റം ആവശ്യകതകള് നമുക്ക് നോക്കാം
വിൻഡോസ് ന്നിങ്ങള്ക്ക്Microsoft വിൻഡോസ് 2000 സെർവൈസ് പാക്ക് 4 അല്ലെങ്കില്കൂടിയത് എക്സ്പി വിസ്റ്റ അല്ലെങ്കില് വിൻഡോസ് 7 എന്നിവ ഉപയോഗിക്കാം pentium കമ്പാറ്റിബിൾ പിസി 256 എംബി റാം 512 എംബി റാം ശുപാര്ശിതം ഉബുന്റു ലിനക്സ് ന് ലിനക്സ് കെർണൽ പതിപ്പ് 2618 അല്ലെങ്കില് കൂടിയത് pentium കമ്പാറ്റിബിൾ പിസി 512എംബി റാം ശുപാര്ശിതം സിസ്റ്റം ആവശ്യകതകളെക്കുറിച്ചുള്ള പൂര്ണ്ണ വിവരങ്ങള്ക്ക് ലിബ്രിയോഫീസ് വെബ്സൈറ്റ് സന്ദര്ശിക്കുക നിങ്ങള് ഇതിനോടകം ലിബ്രിയോഫീസ് സ്യൂട്ട് ഇന്സ്റ്റാള് ചെയ്തിട്ടുണ്ടെങ്കില് ലിബ്രിയോഫീസ് സ്യൂട്ട് ഓഫ് പ്രോഗ്രാംസ് ല് നിങ്ങള്ക്ക് മാത്ത് കണ്ടെത്താനാകും
നിങ്ങള്LibreOffice സ്യൂട്ട് ഇന്സ്റ്റാള് ചെയ്തിട്ടില്ല എങ്കില് അത് നിങ്ങള്ക്ക് ഔദ്യോഗിക സൈറ്റില് നിന്ന് ഡൌണ്ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ലിനക്സ് ല് നിങ്ങള്ക്കിത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വഴി ഇന്സ്റ്റാള് ചെയ്യാം
ഞാന്LibreOffice പതിപ്പ് 333 ഇന്സ്റ്റാള് ചെയ്തു ശരി നമുക്കിനിMath അപ്ലിക്കേഷൻ തുറന്ന് ആരംഭിക്കാം
വിൻഡോസ് ല്Start മെനുവിലേയ്ക്ക് പോവുക
ആൽ പ്രോഗ്രാംസ്ഗ്ട്ഗ്ട് ലിബ്രിയോഫീസ് സ്യൂട്ടെഗ്ട്ഗ്ട് ലിബ്രിയോഫീസ് മാത്ത് ല് ക്ലിക്ക് ചെയ്യുക എല്ലാം നമുക്ക് ഒരു ലിബ്രിയോഫീസ് വ്രൈട്ടർ പ്രമാണത്തിന് അകത്തുനിന്നുതന്നെ സാധിക്കും
ഒരു പുതിയ പാഠ പ്രമാണം തുറക്കാന് നമുക്കിനി ലിബ്രിയോഫീസ് വ്രൈട്ടർ ല് ക്ലിക്ക് ചെയ്യാം
ഇനിWriter വിൻഡോ യില് നമുക്ക്Math വിളിക്കാം
പ്രധാന മെനു ബാറിലെ ഇന്സേര്ട്ട് മെനുവില് നമുക്ക് ക്ലിക്ക് ചെയ്യാം കൂടാതെ താഴെയുള്ള ഒബ്ജക്റ്റിനായി ഫോര്മുലയില് ക്ലിക്ക് ചെയ്യുക
ഇപ്പോള് നമുക്ക്Writer വിൻഡോ യില് മൂന്ന് മേഖലകള് കാണാം
ആദ്യത്തേത് മുകളിലുള്ള വ്രൈട്ടർ മേഖലയാണ്
ഇവിടെ ചെറിയ ചാര ബോക്സ് ശ്രദ്ധിക്കുക
ഇവിടെയാണ്ഇക്വേഷനുകളോ അല്ലെങ്കില് നമ്മളെഴുതിയ ഫോര്മുലകളോ ഗണിതശാസ്ത്ര രൂപത്തില് പ്രത്യക്ഷപ്പെടുക
രണ്ടാമത്തേത് താഴെയുള്ള ഫോർമുല എഡിറ്റർ മേഖലയാണ്
ഇവിടെ നമുക്ക് പ്രത്യേക മാര്ക്കപ്പ് ഭാഷയില് ഗണിതശാസ്ത്ര ഫോര്മുലകള് ടൈപ്പ് ചെയ്യാം
കൂടാതെ മൂന്നാമത്തേത് വലതു ഭാഗത്തായി പൊങ്ങിക്കിടക്കുന്ന എലിമെന്റ്സ് വിൻഡോ ആണ്
നിങ്ങള്Elements വിൻഡോ കണ്ടില്ലെങ്കില് നമുക്കത്View മെനുവില് ക്ലിക്ക് ചെയ്ത് എലിമെന്റ്സ് തിരഞ്ഞെടുത്ത് സാധിക്കാവുന്നതാണ്
ഈwindow നമുക്ക് ഒരുപാട് ഗണിതശാസ്ത്ര ചിഹ്നങ്ങളും വെളിപ്പെടുത്തലുകളും സാദ്ധ്യമാക്കുന്നു
വ്രൈട്ടർ മേഖലയിലുള്ള ചാര നിറത്തിലുള്ള ബോക്സിന് പുറത്ത് നമ്മള് ഒരിക്കല് ക്ലിക്ക് ചെയ്താല് മാത്ത് വിൻഡോ കള് അപ്രത്യക്ഷമാകും
ചാര ബോക്സില് ഡബിള് ക്ലിക്ക് ചെയ്ത് മാത്ത് ഫോർമുല എഡിറ്റർ ഉംElements windowയും തിരിച്ചുകൊണ്ടുവരിക
ശരി ഇനി നമുക്ക് വളരെ അനായാസമായ ഒരു ഗുണിത ഫോര്മുലയായ 4x312 എന്നതെഴുതാം ഇപ്പോള്Elements വിൻഡോ യ്ക്ക് ചിഹ്നങ്ങള് മുകളിലും അതുപോലെ താഴെയും ഉണ്ട്
മുകളില് ഇടത്തറ്റത്തായി ഉള്ള ചിഹ്നത്തില് ഒരിക്കല് ക്ലിക്ക് ചെയ്യുക അപ്പോള് ടിപ്പുകളില് പറയുന്നത് യുണറി അല്ലെങ്കില് ബൈനറി ഓപ്പറേറ്റർസ് എന്നാണ്
താഴെ നമ്മള് ചില അടിസ്ഥാന ഗണിത ചിഹ്നങ്ങളായ പ്ലസ്മൈനസ് ഗുണിതം ഹരണം എന്നിവ കാണുന്നു
ഗുണിതസൂചകമായ രണ്ടാമത്തെ നിരയിലെ a ഇന്റോ b യില് നമുക്കിനി ക്ലിക്ക് ചെയ്യാം
ഇനിFormula എഡിറ്റർ വിൻഡോ ശ്രദ്ധിക്കുക
ടൈംസ് എന്ന വാക്കിനാല് രണ്ട് പ്ലേസ്ഹോള്ഡറുകള് വേര്പെടുത്തപ്പെട്ടതാണ് ഇത് കാണിക്കുന്നത്
കൂടാതെ വ്രൈട്ടർ ചാര ബോക്സ് മേഖലയില് ഒരു ഗുണിത ചിഹ്നത്താല് രണ്ട് സമചതുരങ്ങള് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് ശ്രദ്ധിക്കുക
ഫോർമുല എഡിറ്റർ ലെ ആദ്യ പ്ലേസ്ഹോള്ഡറിനെ ഡബിള് ക്ലിക്ക് ചെയ്ത് തുടര്ന്ന് 4 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക
അടുത്തതായി ഫോർമുല എഡിറ്റർ windowയില് രണ്ടാമത്തെ പ്ലേസ്ഹോള്ഡര് 3 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുക
വ്രൈട്ടർ ചാര ബോക്സ് സ്വയംപ്രേരിതമായി റിഫ്രെഷ് ചെയ്യപ്പെടുകയും 4 ഗുണം 3 എന്ന് പ്രദര്ശിപ്പിക്കുകയും ചെയ്യുന്നു
നമുക്ക് മുകളിലുള്ള വ്യൂ മെനു ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് തിരഞ്ഞെടുക്കാം
അല്ലെങ്കില് നമുക്ക് കീബോർഡ് ഷോർട്ട്കട്ട് ഫ്9 എന്നത്window റിഫ്രഷ് ചെയ്യാനായി ഉപയോഗിക്കാം
അടുത്തതായി നമുക്ക് ഫോര്മുല പൂര്ത്തിയാക്കി ഐഎസ് ഇക്വൽ ടോ12 എന്ന് അതിനോട് ചേര്ക്കാം
ഇതിനായിElements windowയിലെRelations എന്ന വിഭാഗത്തിലെ രണ്ടാമത്തെ ചിഹ്നത്തില് ക്ലിക്ക് ചെയ്യുക
വ്യത്യസ്തrelation എലിമെന്റ്സ് ഇവിടെ ശ്രദ്ധിക്കുക
നമുക്ക് ആദ്യത്തേത് തിരഞ്ഞെടുക്കാം a ഐഎസ് ഇക്വൽ ടോ b കൂടാതെ നമ്മള് ആദ്യത്തെ പ്ലേസ്ഹോള്ഡര് നീക്കം ചെയ്യുകയും രണ്ടാമത്തെ പ്ലേസ്ഹോള്ഡറില് 12 എന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യും
മാത്രമല്ലWriter മേഖലയിലെ അനായാസമായ ഫോര്മുലയുമുണ്ട്
4 ടൈംസ് 3 ഐഎസ് ഇക്വൽ ടോ 12
ഇപ്പോള് നമ്മള് എലിമെന്റ്സ് വിൻഡോ എങ്ങനെയാണ് അനായാസമായി ഒരു ഫോര്മുല എഴുതുക എന്ന് മനസ്സിലാക്കി
ഫോർമുല എഡിറ്റർ വിൻഡോ യില് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ചിഹ്നങ്ങള് തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു ഫോര്മുല എഴുതാനാകും
അടുത്തcontext മെനു പ്രദര്ശിപ്പിക്കുക എലിമെന്റ്സ് windowയിലുള്ള അതേ വിഭാഗങ്ങള് തന്നെയാണ് പ്രദര്ശിപ്പിക്കുക
എന്തെങ്കിലും വിഭാഗങ്ങള് പ്രദര്ശിപ്പിക്കുന്നത് അതേ വിഭാഗത്തിലെ ലഭ്യമായ ചിഹ്നങ്ങള് പ്രദര്ശിപ്പിക്കും
ഒരു ഫോര്മുലയിലേയ്ക്ക് പ്രവേശിക്കാനുള്ള മൂന്നാമത്തെ മാര്ഗ്ഗങ്ങളുണ്ട് ഫോർമുല എഡിറ്റർ windowയില് നമുക്ക് നേരിട്ട് ഒരു ഫോര്മുല എഴുതാം
ഇവിടെ നമ്മള് ഉപയോഗിക്കുക മാത്ത് അപ്ലിക്കേഷന് മനസ്സിലാകുന്ന ഒരു പ്രത്യേക മാര്ക്കപ്പ് ഭാഷയാണ്
മാര്ക്കപ്പ് ഭാഷയ്ക്കുള്ള അനായസമായ ഉദാഹരണം നമ്മള് ഇതിനകം തന്നെ കണ്ടതാണ്
4 തവണ 3 തുല്യമാണ് 12
ടൈംസ് എന്ന വാക്ക് ഇവിടെ ശ്രദ്ധിക്കുക
അതുപോലെത്തന്നെ 4 എന്നത് 4 തുല്യഭാഗങ്ങളാക്കി വിഭജിക്കാന് 1 മാര്ക്കപ്പ് എന്നത്160 4 ഓവർ 4 ഇക്വൽസ് 1
ഇത് പൂര്ത്തിയായി നിങ്ങള്ക്കൊരു ജോലി ഇതാ വ്രൈട്ടർ വിൻഡോ യില് താഴെക്കാണുന്ന ഫോര്മുല എഴുതുക 4 ഡിവൈഡഡ് ബി 4 1 ന്യൂലൈൻ മാര്ക്കപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോര്മുലയ്ക്കിടയില് ഒരു ഒഴിഞ്ഞ വരി നല്കുക A ബോളിയൻ ആൻഡ് b 4 എന്നത് 3 നെക്കാള് വലുതാണ് x എന്നത് ഏകദേശം y യ്ക്ക് തുല്യമാണ്
കൂടാതെ 4 എന്നത്3 ന് തുല്യമല്ല
ലിബ്രിയോഫീസ് മാത്ത് ആമുഖം കൂടാതെ ഫോർമുല Editorഎനിവയെക്കുറിച്ചുള്ള ട്യൂട്ടോറിയല് ഇതോടുകൂടി അവസാനിക്കുന്നു
ചുരുക്കത്തില് നമ്മള് താഴെക്കാണുന്ന ശീര്ഷകങ്ങള് പഠിച്ചു എന്താണ് ലിബ്രിയോഫീസ് മാത്ത്
Mathഉപയോഗിക്കാനുള്ള സിസ്റ്റം ആവശ്യകതകളും മുന്വ്യവസ്ഥകളും ഫോർമുല എഡിറ്റർ ഉപയോഗിക്കല് ഒരു അനായാസമായ ഫോര്മുല എഴുതല് ശബ്ദ ട്യൂട്ടോറിയല് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് മായി ബന്ധപ്പെട്ടതാണ് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ictമെഹർദ് ഇന്ത്യന് സര്ക്കാരാണ് ഇതിനാവശ്യമായ പിന്തുണ നല്കുന്നത്
ഈ പ്രൊജക്റ്റ് കോര്ഡിനേറ്റ് ചെയ്യുന്നത് httpspoken tutorialorg
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് താഴെപ്പറയുന്ന ലിങ്കില് ലഭ്യമാണ് httpspoken tutorialorgNMEICT Intro
ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് നന്ദി